എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങൾക്ക് നമസ്ക്കാരം
പോയ വർഷം അതിരൂക്ഷമായ വേനൽ ജലത്തിന്റെ ദൌർല്ലഭ്യം വരൾച്ച എന്നിങ്ങനെ എത്രയെത്ര പരീക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് കടന്നുപോകേണ്ടി വന്നത്
എന്നാൽ കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും മഴയുടെ വിവരം ലഭിക്കുന്നുണ്ട്
മഴയുടെ വാർത്തകൾക്കൊപ്പം തന്നെ പുത്തൻ ഉണർവ്വും ഉണ്ടാകുന്നു
ശാസ്ത്രജ്ഞൻമാർ പറയുന്നതുപോലെ ഇത്തവണ നല്ല മഴ ലഭിക്കും എല്ലായിടത്തും ലഭിക്കും
വർഷകാലം അതിന്റെ പൂർണ്ണ അളവിൽ കിട്ടുന്നത് നിങ്ങൾക്കും അുഭവപ്പെടുന്നുണ്ടായിരിക്കുമല്ലോ
ഇത് ഉളളിൽ ഉത്സാഹം നിറയ്ക്കാൻ പോന്ന വാർത്തയാണ്
ഞാൻ എന്റെ എല്ലാ കർഷക സഹോദരൻമാർക്കും നല്ല മഴക്കാലത്തിനായി ആശംസകൾ നേരുന്നു
നമ്മുടെ രാജ്യത്ത് കൃഷിക്കാർ കഠിനാദ്ധ്വാനം ചെയ്യുന്നതു പോലെ തന്നെ ശാസ്ത്രജ്ഞൻമാരും രാഷ്ട്രത്തെ ഉന്നതിയിലെത്തിക്കാൻ പ്രയത്നിച്ചു വിജയിക്കുന്നുണ്ട്
എനിക്ക് മുൻപേ തന്നെ ഈ അഭിപ്രായമാണ് ഉളളത്
നമ്മുടെ പുത്തൻ തലമുറ വൈജ്ഞാനികരാകാനുളള സ്വപ്നം കാണണം
ശാസ്ത്ര മേഖലയിൽ താത്പര്യമുളളവരാകണം ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുളള ആഗ്രഹത്തോടെ യുവാക്കൾ മുന്നോട്ട് പോവുകയും വേണം
ഞാനിന്ന് മറ്റൊരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്
ഞാൻ ഇന്നലെ പൂനെയിൽ പോയിരുന്നു
സ്മാർട്ട് സിറ്റി പ്രോജക്ടിന്റെ ഉദ്ഘാടനം പ്രമാണിച്ച്
പൂനെയിലെ കോളേജ് ഓഫ് എൻജിനിയറിംഗ് വിദ്യാർത്ഥികൾ സ്വയം ഉപഗ്രഹം നിർമ്മിച്ച് ജൂൺ 22ാം തീയതി വിക്ഷേപണം ചെയ്തിരുന്നു
അവരെ നേരിൽ കാണാനായി ഞാൻ വിളിപ്പിച്ചിരുന്നു
ഈ യുവസുഹൃത്തുക്കളെ ഒന്നു നേരിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു
അവരെയൊന്ന് കാണട്ടെ അവരുടെ ഉളളിലെ ഊർജ്ജം ഉത്സാഹം ഇവയെല്ലാം ഞാനും കൂടി അനുഭവിക്കട്ടെ
കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരം പ്രവൃത്തികളിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്
ഈ അക്കാഡമിക്ക് സാറ്റ്ലൈറ്റ് ഒരു തരത്തിൽ യുവ ഭാരതത്തിന്റെ ആത്മ വിശ്വാസത്തിന്റെ സജീവ ഉദാഹരണമാണ്
ഇത് നമ്മുടെ വിദ്യാർത്ഥികളാണ് ഉണ്ടാക്കിയതും
ഈ ചെറിയ ഉപഗ്രഹത്തിന്റെ പിന്നിലെ സ്വപ്നം വളരെ വലുതാണ്
അത് വളരെ ഉയരത്തിലാണ് പറക്കുന്നത് അതിന്റെ പിന്നിലെ അദ്ധ്വാനം വളരെ ആഴത്തിലുളളതാണ്
പൂനെയിലെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയതുപോലെ ചെന്നൈയിലെ സത്യഭാമ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും സത്യഭാമ സാറ്റ് എന്ന പേരിൽ ഒരു ഉപഗ്രഹം നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്തു
കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ കേട്ട് വരുന്നതാണ് ഓരോ കുട്ടിയുടെയും മനസ്സിൽ ആകാശത്തെ തൊടാനും നക്ഷത്രങ്ങളെ കൈയെത്തിപിടിക്കാനുമുളള ആഗ്രഹം ഉണ്ടാകുമെന്ന
് ഇതേ തോതിൽ നോക്കുമ്പോൾ ഐ
വിക്ഷേപണം ചെയ്ത വിദ്യാർത്ഥികളാൽ നിർമ്മിക്കപ്പെട്ട ഈ രണ്ട് ഉപഗ്രഹങ്ങളും എന്റെ കാഴ്ചപ്പാടിൽ മഹനീയമാണ് ഏറെ വിശേഷപ്പെട്ടതുമാണ്
ഈ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ അഭിനന്ദനത്തിന് അർഹരാണ്
ഞാൻ എന്റെ രാജ്യത്തുളള എല്ലാ ജനങ്ങളെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു
എന്തെന്നാൽ ഐ
ഒ ജൂൺ 22ാം തീയതി അന്തരീക്ഷത്തിലേക്ക് ഒരുമിച്ച് 20 ഉപഗ്രങ്ങൾ വിക്ഷേപണം ചെയ്ത് പഴയ റിക്കാർഡുകളെല്ലാം തകർത്ത് പുതിയത് ഉണ്ടാക്കിയിരിക്കുകയാണ്
ഭാരതത്തിൽ നിന്നും വിക്ഷേപിച്ച 20 ഉപഗ്രഹങ്ങളിൽ 17 എണ്ണവും മറ്റ് രാജ്യങ്ങളുടേതാണെന്നത് നമുക്ക് സന്തോഷം പകരുന്ന മറ്റൊരു കാര്യമാണ്
അമേരിക്ക ഉൾപ്പെടെയുളള പല രാഷ്ട്രങ്ങളുടെയും ഉപഗ്രഹ വിക്ഷേപണം ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും ഭാരതത്തിലെ ശാസ്ത്രജ്ഞൻമാർ നടത്തി
അതിൽ അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന് രണ്ട് ഉപഗ്രങ്ങൾ നമുടെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാണ്
ഇത് കൂടാതെ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്
ഒ ചുരുങ്ങിയ ചെലവുകൊണ്ടും സുനിശ്ചിതമായ വിജയംകൊണ്ടും ലോകത്തിൽ വലിയ ഒരു സ്ഥാനം നേടിയെടുത്തിരിക്കുന്നു
അതിനാൽ ലോകത്തെ ധാരാളം രാഷ്ട്രങ്ങൾ വിക്ഷേപണത്തിനായി ഭാരത്തിലേക്ക് കണ്ണും നട്ട് ഇരിക്കുകയാണ്
എന്റെ പ്രീയപ്പെട്ട ദേശവാസികളെ പെൺകുട്ടിയെ രക്ഷിക്കു പെൺകുട്ടിയെ പഠിപ്പിക്കൂ ഈ മുദ്രാവാക്യം ഇന്നും ഭാരത ജനതയുടെ സ്വന്തമായി മാറിയിരിക്കുകയാണ്
ചില സംഭവങ്ങൾ അതിൽ പ്രാണനും പുതുജീവനും നിറയ്ക്കുന്നു
ഇത്തവണത്തെ പത്തിലെയും പന്ത്രണ്ടിലെയും പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ നമ്മുടെ പെൺകുട്ടികളാണ് വിജയക്കൊടി പാറിച്ചത
് ഇതിൽ അഭിമാനം തോന്നുകയാണ്
എന്റെ ദേശവാസികളെ നമുക്ക് അഭിമാനിക്കത്തക്കതായ മറ്റൊരു കാര്യം ഭാരതീയ വായു സേനയിൽ വനിതാ പോർ വിമാന പൈലറ്റുകളുടെ ആദ്യ ബാച്ച് പുറത്തിറങ്ങിയതാണ്
ഇത് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം കൊളളുന്നു അല്ലേ നമ്മുടെ മൂന്ന് ഫ്ളയിംഗ് ഓഫീസർമാർ അവനി ചതുർവേദി ഭാവന കാന്ത് മോഹന എന്നിവർ എത്രമാത്രം അഭിമാനത്തിന് വക നൽകി
ഇതിൽ നമുക്ക് ആഹ്ലാദിക്കാവുന്നതാണ്
ഈ മൂന്ന് പെൺകുട്ടികളും സവിശേഷതയുളളവരാണ് ഫ്ളയിംഗ് ഓഫീസർ അവനി മധ്യപ്രദേശിലെ റീവയിൽ നിന്നും ഫ്ളയിംഗ് ഓഫീസർ ഭാവന ബിഹാറിലെ ബേഗുസരായ് യിൽ നിന്നും ഫ്ളയിംഗ് ഓഫീസർ മോഹന ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും വന്നവരാണ്
ഈ മൂന്ന് പേരും ഭാരതത്തിലെ മെട്രോ സിറ്റികളിൽ നിന്നും വന്നിട്ടുളളവരല്ല എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുക്കുമല്ലോ അവർ തങ്ങളുടെ സംസ്ഥാനങ്ങളിലെ തലസ്ഥാന നഗരങ്ങളിൽ നിന്നുളളവരും അല്ല
ചെറിയ പട്ടണങ്ങളിൽ നിന്നുളളവരായിട്ട് കൂടി ഇവർ ആകാശത്തോളം ഉയരത്തിൽ സ്വപ്നങ്ങൾ കണ്ടു അവയെ സാക്ഷാത്കരിക്കുകയും ചെയ്തു
ഞാൻ അവനി മോഹന ഭാവന ഈ മൂന്ന് പെൺമക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഹൃദയംഗമമായ ആശംസകൾ നേരുന്നു
എന്റെ പ്രീയപ്പെട്ട ദേശവാസികളേ കുറച്ച് ദിവസം മുമ്പ് ജൂൺ 21 ന് ലോകം മുഴുവനും അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുകയുണ്ടായല്ലോ
ലോകം മുഴുവനും യോഗയാൽ ഒന്നിക്കുമ്പോൾ ഒരു ഭാരതീയനെന്ന നിലയിൽ നാം അറിയുന്നു
ഈ ലോകം ഇന്നലെയും ഇന്നും നാളെയുമായി ഒത്ത് ചേരുകയാണെന്ന്
ലോകവുമായി നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ബന്ധം ഉണ്ടാവുകയാണ്
ഭാരത്തിലും ഒരു ലക്ഷത്തിലധികം സ്ഥലങ്ങളിൽ വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും പല തരത്തിൽ പല രൂപത്തിൽ വർണ്ണാഭമായ അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുകയുണ്ടായി
എനിക്ക് ഛണ്ഡിഗഢിൽ ആയിരക്കണക്കിന് യോഗാ പ്രേമികൾക്കൊപ്പം യോഗ ചെയ്യാൻ അവസരം ലഭിക്കുകയുണ്ടായി
ആബാലവൃദ്ധം ജനങ്ങളുടെയും ഉത്സാഹം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു
അന്താരാഷ്ട്ര യോഗാ ദിനത്തോട് അനുബന്ധിച്ച് കഴിഞ്ഞയാഴ്ച ഭാരത സർക്കാർ സൂര്യ നമസ്ക്കാരത്തിന്റെ ചിത്രമുളള സ്റ്റാമ്പ് പുറത്തിറക്കിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ
ഇത്തവണ യോഗാ ദിനത്തോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ കൂടി ജനശ്രദ്ധ ആകർഷിച്ചു
അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന യു
യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈഷേൻ യുടെ കെട്ടിടത്തിന് മുകളിൽ വിഭിന്ന യോഗാസനങ്ങളുടെ മാതൃകകൾ പ്രദർശിപ്പിച്ചിരുന്നു
അതുവഴി പോയ ജനങ്ങൾ അവയുടെ ഫോട്ടോ എടുക്കുകയും ലോകം മുഴുവൻ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു
പറയൂ ഈ കാര്യങ്ങൾ ഏതൊരു ഭാരതീയനും അഭിമാനം നൽകുന്നവയല്ലേ ഇനി മറ്റൊരു കാര്യം ടെക്നോളജി അതിന്റെ ജോലി ചെയ്തു കൊണ്ടേയിരിക്കുന്നു
സോഷ്യൽ മീഡിയ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു
ഇത്തവണ ട്വിറ്റർ യോഗ മുദ്രകളുമായി ചെറിയൊരു ആഘോഷം തന്നെ നടത്തി
ഹാഷ് ടാഗ് യോഗ ഡേ ടൈപ്പ് ചെയ്താൽ യോഗാസന മുദ്രകളുടെ ചിത്രം നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്നതാണ്
ഇത് ലോകം മുഴുവനും പ്രചരിപ്പിക്കപ്പെട്ടു
യോഗ് എന്ന് പറഞ്ഞാൽ ഒന്നിപ്പിക്കുക എന്നാണ്
യോഗയിൽ ലോകത്തെ ആകമാനം ഒന്നിപ്പിക്കാനുളള ശക്തിയുണ്ട്
ഇത്രമാത്രം മതി നമ്മൾ യോഗയുമായി ഒന്നിക്കുക
യോഗാ ദിനത്തിന് ശേഷം മധ്യപ്രദേശിലെ സത്നയിൽ നിന്ന് സ്വാതി ശ്രീവാസ്തവ് എന്നെ ഫോണിൽ വിളിക്കുകയും ഒരു സന്ദേശം നൽകുകയും ചെയ്തു
അത് നിങ്ങളെക്കാൾ ഏറെ എനിക്ക് പ്രധാനപ്പെട്ടതാണെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയുളളതാണ്
ഞാൻ ആഗ്രഹിക്കുന്നുഎന്റെ ഈ രാജ്യം ആരോഗ്യമുളളതാകട്ടെ ഇവിടത്തെ ഒരു ദരിദ്രൻ പോലും രോഗമില്ലാത്തവനാകട്ടെ അതിനുവേണ്ടി ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്ന ഓരോ സീരിയലിനും ഇടയ്ക്ക് യോഗയെക്കുറിച്ചുളള പരസ്യം കൊടുക്കണം
യോഗ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൽ നിന്നും ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ കഴിയണം
സ്വാതിജി താങ്കളുടെ നിർദ്ദേശം നല്ലതാണ് എന്നാൽ താങ്കൾ ഒരൽപ്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ താങ്കൾക്ക് മനസ്സിലാകും
ഇന്ന് ദൂരദർശൻ മാത്രമല്ല ഭാരതത്തിന് അകത്തും പുറത്തുമുളള ടിവി മാധ്യമങ്ങൾ പ്രതിദിനം യോഗ പ്രചരിപ്പിക്കുന്നതിനായി എന്തെങ്കിലുമൊക്കെ വിധത്തിൽ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു
ഓരോന്നിനും വെവ്വേറെ സമയമാണെന്ന് മാത്രം
പക്ഷേ താങ്കൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും യോഗയുടെ കാര്യത്തിൽ അറിവ് നേടാൻ ഇവയെല്ലാം പര്യാപ്തമാണ്
ലോകത്തിലെ ചില രാഷ്ട്രങ്ങളിലെ ചാനലുകളിൽ യോഗയ്ക്കായി 24 മണിക്കൂർ സമയം നീക്കി വയ്ക്കപ്പെട്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്
താങ്കൾക്കും ഇത് അറിവുളളതായിരിക്കും ജൂൺ മാസത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഓരോ ദിവസവും ട്വിറ്ററിലും ഫെയ്സ് ബുക്കിലും കൂടി ഓരോ യോഗാസനത്തിന്റെ വിഡിയോ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു
താങ്കൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ് സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ ശരീരത്തിലെ ഓരോ അവയവയത്തിനും വേണ്ടി ചെയ്യാവുന്ന യോഗയെപ്പറ്റി 4045 മിനിറ്റ് ദൈർഘ്യമുളള വീഡിയോ കാണാം
ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന സരളമായ യോഗാസനങ്ങളാണ് അതിൽ പറയുന്നത്
ഞാൻ നിങ്ങളിലുളള എല്ലാ യോഗാജിജ്ഞാസുക്കളോടും പറയുന്നു എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന്
ഞാൻ ഇത്തവണ ആഹ്വാനം ചെയ്തിട്ടുളളതെന്തെന്നാൽ യോഗ രോഗങ്ങളിൽ നിന്നും മോചനം നേടാനുളള മാർഗ്ഗമാണെങ്കിൽ യോഗയെക്കുറിച്ച് എത്ര ചിന്താസരണികൾ ഉണ്ടെങ്കിലും അവയ്ക്കൊക്കെ അവരുടെതായ രീതികളുണ്ടെങ്കിലും അവരുടെതായ മുൻഗണനാ ക്രമങ്ങളുണ്ടെങ്കിലും ഓരോന്നിനും അതിന്റെതായ അനുഭവങ്ങളുണ്ടെങ്കിലും എല്ലാത്തിന്റേയും അന്തിമലക്ഷ്യം ഒന്നാണെന്നിരിക്കെ എത്ര വിധത്തിൽ യോഗ വിദ്യ ചെയ്താലും എത്ര തരം യോഗാ പരിശീലന സ്ഥാപനങ്ങളുണ്ടെങ്കിലും എത്ര തരം യോഗാചാര്യൻമാർ ഉണ്ടെങ്കിലും അവരോടെല്ലാം ഞാൻ പറയുന്നു എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രമേഹത്തിന് ഡയബറ്റിസ് എതിരായി യോഗയിലൂടെ വിജയകരമായ ഒരു മുന്നേറ്റം നടത്തിക്കൂടാ യോഗയിലൂടെ പ്രമേഹത്തെ എന്തുകൊണ്ട് നിയന്ത്രണ വിധേയമാക്കി കൂടാ
കുറേ പേർ അതിൽ വിജയിച്ചിട്ടുണ്ട്
ഓരോത്തരും അവരുവരുടേതായ രീതിയിൽ വഴി കണ്ടെത്തിയിട്ടുണ്ട്
അല്ലെങ്കിലും പ്രമേഹത്തിന് ഫലപ്രദമായ ചികിത്സകൾ ഒന്നും തന്നെ ഇല്ലല്ലോ
മരുന്നുകൾ കഴിച്ചുകൊണ്ട് ജീവിതം തള്ളിനീക്കേണ്ടി വരുന്നു
പ്രമേഹം മറ്റു രോഗങ്ങളുടെ യജമാനനായ രാജരോഗമാണ്
അത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കടന്നുവരാനുള്ള ഒരു പ്രവേശനകവാടമായി മാറുന്നു
അതുകൊണ്ടാണ് ഓരോരുത്തരും പ്രമേഹത്തിൽനിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്
ഒരുപാട് ആളുകൾ ആ വഴിക്ക് പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്
കുറച്ചു പ്രമേഹരോഗികൾ യോഗാഭ്യാസത്തിലൂടെ അതിനെ നിയന്ത്രണവിധേയമാക്കിയിട്ടുണ്ട്
എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ അനുഭവങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൂടാ
ഒരു നിമിഷം അതിനായി ചെലവഴിക്കൂ
വർഷത്തിൽ ഒരു അവസരം അതിനായി ഉണ്ടാക്കൂ
ഞാൻ നിങ്ങളിൽനിന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഹാഷ്ടാഗ് യോഗ ഫൈറ്റ്സ് ഡയബെറ്റിക്സ് എന്ന വാചകം ഉപയോഗിച്ച് നിങ്ങളുടെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുകയോ നരേന്ദ്രമോദി App ലേയ്ക്ക് അയയ്ക്കുകയോ ചെയ്യണമെന്ന് വീണ്ടും പറയുന്നു
നോക്കാം ആർക്കൊക്കെ എന്തൊക്കെ അനുഭവങ്ങളാണെന്ന്
ഒന്നു ശ്രദ്ധിച്ചുനോക്കാം ഹാഷ്ടാഗ് യോഗ ഫൈറ്റ്സ് ഡയബീറ്റ്സ് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെയ്ക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ചിലപ്പോഴൊക്കെ എന്റെ മൻ കി ബാതിനെ ചില ആളുകൾ പരിഹസിക്കാറുണ്ട്
വളരെയധികം വിമർശിക്കാറുമുണ്ട്
നമ്മൾ ജനാധിപത്യവിശ്വാസികളായതുകൊണ്ടാണ് അതു സാധ്യമാകുന്നത്
എന്നാൽ ഇന്ന് ജൂൺ 26ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശേഷിച്ച് എനിയ്ക്ക് പുതുതലമുറയോട് പറയാനുള്ളത് നമ്മൾ ഇന്ന് അഭിമാനിക്കുന്ന ജനാധിപത്യത്തിന് നമുക്ക് വലുതായ കരുത്തു സമ്മാനിച്ച ജനാധിപത്യത്തിന് ഓരോ പൌരനും ശക്തിപകരുന്ന ജനാധിപത്യത്തിന് 1975 ജൂൺ 26 വിസ്മരിക്കാനാവാത്ത ഒരു ദിവസമാണ്
ജൂൺ 25 രാത്രിയും ജൂൺ 26 പുലർച്ചയും ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഒരു കാളരാത്രിയായിരുന്നു
അന്നായിരുന്നു ഭാരതത്തിൽ അടയന്തിരാവസ്ഥ നിലവിൽ വന്നത്
പൌരന്മാരുടെ എല്ലാ അവകാശങ്ങളും ധ്വംസിക്കപ്പെട്ടത്
രാജ്യംതന്നെ തടവറ ആക്കപ്പെട്ടത്
ജയപ്രകാശ് നാരായൺ ഉൾപ്പെടെ രാജ്യത്തെ ലക്ഷക്കക്കിന് ആളുകളെ ആയിരക്കണക്കിന് നേതാക്കളെ അനേകം സംഘടനകളെ ഇരുമ്പഴികൾക്കുള്ളിൽ അടച്ചത്
ആ ഭയാനകമായ സംഭവത്തെ അധികരിച്ച് അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്
അതിനെ അധികരിച്ച് ഒരുപാട് ചർച്ചകളും നടന്നിട്ടുണ്ട്
എന്നാൽ ഇന്ന് ജൂൺ 26 ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനാധിപത്യമാണ് നമ്മുടെ ശക്തി ലോകശക്തിയാണ് നമ്മുടെ കരുത്ത്
ഓരോ പൌരനും നമ്മുടെ ശക്തിയാണ് എന്നത് നമ്മൾ മറക്കരുത്
ഈ ഒരു പ്രതിബദ്ധതയെ നമുക്ക് പരിപോഷിപ്പിക്കേണ്ടതുണ്ട്
കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്
ജനാധിപത്യത്തെ വിജയിപ്പിച്ചു കാണിച്ചു എന്നതാണ് ഭാരതത്തിന്റെ കരുത്ത്
പത്രങ്ങൾക്ക് പൂട്ട് വീഴുമ്പോൾ റേഡിയോ ഒരു ഭാഷമാത്രം സംസാരിക്കുമ്പോൾ മറുവശത്ത് അവസരം കിട്ടുമ്പോഴൊക്കെ ദേശവാസികൾ ജനാധിപത്യശക്തി തെളിയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു
ഇക്കാര്യങ്ങൾ ഏതൊരു രാജ്യത്തിനും വലിയ കരുത്തിന്റെ തെളിവുകൾ തന്നെയാണ്
ഭാരതത്തിലെ സാധാരണക്കാരുടെ ജനാധിപത്യശക്തിയുടെ ഉത്തമ ഉദാഹരണങ്ങൾ അടിയന്തിരാവസ്ഥക്കാലത്ത് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്
ജനാധിപത്യക്കരുത്തിന്റെ ഈ വക ഓർമ്മപ്പെടുത്തലുകൾ രാജ്യത്ത് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം
ജനശക്തിയുടെ അനുഭവസാക്ഷ്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം
അതിലൂടെ ജനശക്തിയ്ക്ക് കൂടുതൽ കരുത്തേറട്ടെ
ഇപ്രകാരം നമ്മൾ നിരന്തരം കർമ്മനിരതരായിരുന്ന് ജനങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കണം
ഞാൻ എപ്പോഴും പറയുന്നതിതാണ്
ജനാധിപത്യമെന്നാൽ ജനങ്ങൾ വോട്ടുചെയ്ത് 5 വർഷത്തേയ്ക്ക് രാജ്യം ഭരിയ്ക്കുവാനുള്ള കോൺട്രാക്ട് നിങ്ങൾക്ക് തന്നു എന്നതല്ല സഹോദരാ തീർച്ചയായുമല്ല
ജനാധിപത്യത്തിന് വോട്ടു ചെയ്യുക എന്നത് പ്രധാനമാണ്
എന്നാൽ ജനാധിപത്യത്തിന് മറ്റൊരുപാട് വശങ്ങൾ കൂടിയുണ്ട്
അതിൽ ഏറ്റവും പ്രധാനം ജനപങ്കാളിത്തമാണ്
പിന്നെ ജനങ്ങളുടെ സ്വഭാവം രീതി പ്രകൃതി ജനങ്ങളുടെ ചിന്ത
സർക്കാരുകൾ എത്രത്തോളം ജനങ്ങളുമായി ഇടപെടുന്നുവോ രാജ്യത്തിന്റെ കരുത്തും അത്രയും വർദ്ധിക്കും
ജനങ്ങളുമായുള്ള സർക്കാരുകളുടെ അടുപ്പമാണ് രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നത്
ജനങ്ങളും സർക്കാരും തമ്മിലുള്ള വിടവാണ് നമ്മുടെ നാശത്തിന് ആക്കം കൂട്ടുന്നത്
ഞാൻ എപ്പോഴും പ്രയത്നിക്കുന്നത് ജനപങ്കാളിത്തത്തോടെതന്നെ രാജ്യം മുന്നേറാൻവേണ്ടിയാണ്
അടുത്തിടെയാണ് എന്റെ സർക്കാർ 2 വർഷം പൂർത്തിയാക്കിയത്
ജനാധിപത്യത്തെക്കുറിച്ച് താങ്കൾ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നു
താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ സർക്കാരിനെ ജനങ്ങളെക്കൊണ്ട് വിലയിരുത്തിക്കുന്നില്ല എന്നാണ് പുരോഗമനചിന്താഗതിക്കാരായ കുറച്ചു ചെറുപ്പക്കാർ അഭിപ്രായപ്പെട്ടത്
ഒരുതരത്തിൽ അതിലൊരു വെല്ലുവിളിയുടെ സ്വരമുണ്ടായിരുന്നു
അതെന്റെ മനസ്സിനെ ഒന്നുലച്ചു
എന്റെ കുറച്ചു മുതിർന്ന സുഹൃത്തുക്കളോട് ഞാൻ ഈ വിഷയം പങ്കുവെച്ചു
എന്നാൽ ആദ്യ പ്രതികരണം അരുത് എന്നായിരുന്നു
താങ്കൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത് എന്നായിരുന്നു റിയാക്ഷൻ
ഇന്ന് സാങ്കേതികവിദ്യ വല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു
ആരെങ്കിലും ചേർന്ന് ഗ്രൂപ്പുണ്ടാക്കി സാങ്കേതികവിദ്യയെ ദുരുപയോഗപ്പെടുത്തിയാൽ സർവ്വേ എവിടെയെത്തുമെന്ന് അറിയില്ല
അവർ സംശയം പ്രകടിപ്പിച്ചു
എന്നാൽ എനിയ്ക്ക് തോന്നി അങ്ങിനെയല്ല റിസ്ക് എടുക്കണം ശ്രമിച്ചുനോക്കണം കാണാം എന്തു സംഭവിയ്ക്കുമെന്ന്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ എനിയ്ക്ക് വളരെ സന്തോഷം തോന്നി
സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിവിധ ഭാഷകളിലൂടെ ജനങ്ങളോട് എന്റെ സർക്കാരിനെ വിലയിരുത്തുവാൻ ഞാൻ ആഹ്വാനം ചെയ്തു
തിരഞ്ഞെടുപ്പിന് ശേഷവും ഒരുപാട് സർവ്വേകൾ നടക്കാറുണ്ട്
തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സർവ്വേകൾ നടത്താറുണ്ട്
ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വേകൾ
ജനസമ്മിതിയുടെ സർവ്വേകളും നടക്കാറുണ്ട്
എന്നാൽ അതിന്റെയൊന്നും സാമ്പിൾസൈസ് അധികമുണ്ടാകാറില്ല
നിങ്ങളിൽ ഒരുപാടുപേർ RateMyGovernment
in ൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്
ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചത്
എന്നാൽ 3 ലക്ഷം ആളുകൾ ഓരോ ചോദ്യത്തിനും ഉത്തരമെഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്
ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്
ഞാൻ ആ 3 ലക്ഷം ആളുകളോടും കടപ്പെട്ടിരിക്കുന്നു
വളരെ ക്രിയാത്മകമായി ഇടപെട്ടതിനും സർക്കാരിനെ വിലയിരുത്തിയതിനും നന്ദിയുണ്ട്
ഞാൻ അതിലെ ജയാപരാജയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല
അത് മാധ്യമപ്രവർത്തകർ തീർച്ചയായും ചെയ്തുകൊള്ളും
എന്നാലും അത് നല്ലൊരു പരീക്ഷണമായിരുന്നുവെന്ന് എനിയ്ക്ക് തീർച്ചയായും പറയാൻ കഴിയും
എനിയ്ക്കും വളരെ സന്തോഷംതോന്നിയ കാര്യമായിരുന്നു ഭാരതത്തിലെ വിവധ ഭാഷകൾ സംസാരിക്കുന്നവരും ഓരോ മുക്കിലും മൂലയിലും താമസിക്കുന്നവരും പലതരം ചുറ്റുപാടുകളിൽ നിന്നുള്ളവരും ഇതിൽ ഭാഗഭാക്കുകളായി
ഏറ്റവും അധികം എന്നെ അതിശയിപ്പിച്ച കാര്യം മറ്റൊന്നായിരുന്നു
കേന്ദ്രഗവൺമെന്റിന്റെ ഗ്രാമീണ റോസ്ഗാർ യോജന നടക്കുന്നുണ്ട്
ആ പദ്ധതിയുടെ വെബ്സൈറ്റുമുണ്ട്
ആ പോർട്ടലിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതികരിച്ചത്
ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളായിരുന്നു വളരെയധികം ക്രിയാത്മകമായി സംഭാവന നൽകിയത് എന്നായിരുന്നു അതിന്റെ അർത്ഥം
പ്രാഥമികമായി ഇത്തരത്തിലൊരു നിഗമനത്തിലാണ് ഞാൻ
അതെനിക്ക് കൂടുതൽ നല്ലതായി തോന്നി
നിങ്ങൾ കണ്ടതാണ് അങ്ങിനെ ഒരു ദിവസമുണ്ടായിരുന്നു
കുറച്ചു വർഷങ്ങൾക്കു മുമ്പ് ജൂൺ 26ന് ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തപ്പെട്ട ദിവസം
ഇതുമൊരു സമയമാണ്
ഇവിടെ ജനങ്ങൾ സ്വയം തീരുമാനിക്കുന്നു
സർക്കാർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നല്ലതാണോ ചീത്തയാണോ എന്ന്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ ഇന്ന് ഞാൻ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് താല്പര്യം പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു
നികുതി വളരെ വ്യാപകമായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു
അപ്പോൾ നികുതിവെട്ടിപ്പ് തികച്ചും സ്വഭാവികമായിരുന്നു
വിദേശസാധനങ്ങൾ കൊണ്ടുവരുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ കള്ളക്കടത്തും വളരെയധികം വർദ്ധിച്ചിരുന്നു
എന്നാൽ പതുക്കെപതുക്കെ സമയം മാറിവന്നു
ഇന്ന് നികുതിദായകരെ സർക്കാരിന്റെ നികുതിവ്യവസ്ഥയുമായി ബന്ധിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളകാര്യമല്ലെങ്കിലും പഴയ ശീലങ്ങൾ പൂർണമായി ഇല്ലാതായിട്ടില്ല
ഇപ്പോഴും ഒരു തലമുറയ്ക്ക് തോന്നുന്നത് സർക്കാരിൽനിന്നും കുറച്ച് അകലം പാലിക്കുന്നതാണ് നല്ലതെന്ന്
എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിയമങ്ങളിൽനിന്നും ഒളിച്ചോടി നാം നമ്മുടെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തരുത്
അങ്ങിനെ വരുമ്പോൾ ആർക്കും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയും
എന്തിനാണ് നമ്മൾ അങ്ങിനെയൊരവസരം ഉണ്ടാക്കുന്നത്
എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വരുമാനത്തെ സംമ്പന്ധിച്ച് സമ്പത്തിനെ സംബന്ധിച്ച് സർക്കാരിന് ശരിയായ വിവരങ്ങൾ നൽകിക്കൂടാ
പഴയതെന്തെങ്കിലുമുണ്ടെങ്കിൽ അത് പൂർണമായി ഒരു പ്രാവശ്യം എന്തുകൊണ്ട് ഒഴിവാക്കിക്കൂടാ
അത്തരത്തിലുള്ള എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചിതരാകാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു
ആരുടെയെങ്കിലും പക്കൽ വെളിപ്പെടുത്താത്ത വരുമാനമുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഭാരത സർക്കാർ ഒരവസരം തരുന്നു
നിങ്ങൾക്ക് നിങ്ങളുടെ വെളിപ്പെടുത്താത്ത സ്വത്ത് വിവരം വെളിപ്പെടുത്തുന്നതിന് സെപ്റ്റംബർ 30 ന് മുമ്പായി ഒരവസരം
പിഴയൊടുക്കി അത്തരത്തിൽപ്പെടുന്ന ഭാരങ്ങളിൽനിന്നും നമുക്ക് മുക്തരാകാം
ഒരു കാര്യത്തിൽക്കൂടി എനിയ്ക്ക് ഉറപ്പുവരുത്താൻ കഴിയും
സ്വയമേവ തങ്ങളുടെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത സ്വത്ത് വിവരങ്ങൾ സർക്കാറിന് വെളിപ്പെടുത്തുന്നവർക്ക് യാതൊരുവിധ തുടർ അന്വേഷണവും നേരിടേണ്ടി വരില്ല
ഇത്രയും പൈസ എവിടെനിന്നു വന്നു എങ്ങിനെ വന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒരുപ്രാവശ്യംപോലും ചോദിക്കില്ല
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു നല്ല അവസരമാണ്
ഈ സുതാര്യമായ ഏർപ്പാടിന്റെ ഭാഗമായി മാറിയാലും
ഒപ്പം ജനങ്ങളോട് ഇതുകൂടി പറയുന്നു ഈ അവസരം സെപ്റ്റംബർ 30 വരെ മാത്രമേയുള്ളൂ
ഇതിനി അവസാനത്തെ അവസരമായി കണക്കാക്കിയാലും ഞാൻ ഇടയ്ക്ക് എന്റെ സാമാജികരോടും പറയാറുണ്ട്
സെപ്റ്റംബർ 30ന് ശേഷം ഏതെങ്കിലു പൌരന് സർക്കാരിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് യാതൊരു സഹായവും ലഭിക്കില്ല
എന്റെ ജനങ്ങളോടും എനിയ്ക്ക് പറയാനുള്ളത് സെപ്റ്റംബർ 30ന് ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുംതന്നെ ഉണ്ടാകാതിരിക്കാൻ സെപ്റ്റംബർ 30ന് മുമ്പു തന്നെ നിങ്ങൾ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തണം
സെപ്റ്റംബർ 30ന് ശേഷം സംഭവിക്കാൻ സാദ്ധ്യതയുള്ള ബുദ്ധിമുട്ടുകളിൽനിന്നും സ്വയം രക്ഷ നേടൂ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്നെനിക്ക് ഈ കാര്യം മൻ കി ബാതിലൂടെ പറയേണ്ടതുണ്ട്
റവന്യൂവിഭാഗം ഇൻകംടാക്സ് എക്സൈസ് ഡിപ്പാർട്ടുമെന്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥ അധികാരികൾക്കുമൊപ്പം എനിയ്ക്ക് ഏതാനും ദിവസം ആശയവിനിമയം നടത്തുവാൻ അവസരം കൈവന്നിരുന്നു
അവരുമായി നടത്തിയ ആശയവിനിമയത്തിനിടയിൽ ഞാൻ അവരോട് തുറന്നുപറഞ്ഞ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്
അത് നാം ഒരിക്കലും ജനങ്ങളെ ചൂഷകരോ കള്ളന്മാരോ ആയി കാണാൻ പാടില്ലയെന്നതാണ്
നാം അവരെ വിശ്വാസത്തിലെടുക്കണം
അവർക്കൊപ്പം കൈകോർക്കാൻ തയ്യാറാകണം
ഒരുപക്ഷേ അവർ നിയമവ്യവസ്ഥയുമായി യോജിച്ചുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകും
അവർക്ക് ആവശ്യത്തിന് പ്രോത്സാഹനവും പ്രേരണയും നൽകി സ്നേഹത്തോടെ ഒപ്പം നിർത്തുകയാണ് വേണ്ടത്
പരസ്പരം വിശ്വാസത്തിന്റേതായ ഒരന്തരീക്ഷം ഒരുക്കുകയാണ് ആവശ്യം
നമ്മുടെ പെരുമാറ്റത്തിലൂടെവേണം ഒരു മാറ്റം സൃഷ്ടിക്കേണ്ടത്
അതുണ്ടാവുകയും ചെയ്യും
നികുതിദായകരെ വിശ്വാസത്തിലെടുക്കണം
ഞാൻ വളരെ ആഗ്രഹത്തോടെ ഈ വക കാര്യങ്ങൾ ഉദ്യോഗസ്ഥവൃന്ദവുമായി പങ്കുവെച്ചു
മാത്രമല്ല എനിക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത നമ്മുടെ നാട്ടുകാരോരോരുത്തർക്കും തോന്നിത്തുടങ്ങിയിട്ടുണ്ട്
നമ്മുടെ രാജ്യം വളരെ വേഗം പുരോഗതിയിലേയ്ക്ക് അടുക്കുമ്പോൾ നമ്മളും അതിനുവേണ്ട സംഭാവന ചെയ്തേ തീരുവെന്ന്
ഞങ്ങളുടെ ആശയവിനിമയത്തിനിടെ എനിയ്ക്കറിയുവാനായ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെയ്ക്കാം
125 കോടി ജനങ്ങളുള്ള ഈ ദേശത്ത് വെറും ഒന്നര ലക്ഷം ആളുകൾക്കാണ് അവരുടെ നികുതി വിധേയമായ വരുമാനം 50 ലക്ഷം രൂപയിലധികമെന്നത് നിങ്ങളിൽ ആരുംതന്നെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല
ഒരു കോടിയുടെയും രണ്ടു കോടിയുടെയുമൊക്കെ വലിയ മാളികകൾ കണ്ടാൽതന്നെ മനസ്സിലാകും ഇവർ എങ്ങിനെയാണ് 50 ലക്ഷം വരുമാനപരിധിയിൽ താഴെ ആകുന്നത് എന്ന്
ഇതിൽ നിന്നു തന്നെ മനസ്സിലാകും എവിടെയൊക്കെയോ ചില പന്തികേടുകൾ ഉള്ളതായി
ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം
ഈ വരുന്ന സെപ്റ്റംബർ 30നകം ഇതിന് കാതലായ മാറ്റം ഉണ്ടായേ തീരൂ
സർക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതിനുമുമ്പുതന്നെ ഈശ്വരതുല്യരായ നാട്ടുകാർക്ക് അവസരം നൽകേണ്ടതുണ്ട്
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരരേ ഇത് നാം പൂഴ്ത്തിവെച്ച നമ്മുടെ വരുമാനം വെളിപ്പെടുത്തുവാനുള്ള സുവർണ്ണാവസരമാണ്
മറ്റൊരുതരത്തിൽ പറഞ്ഞാൽ സെപ്റ്റംബർ 30ന് ശേഷം ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളിൽനിന്ന് മുക്തരാകുവാനുള്ള ഒരു മാർഗ്ഗംകൂടിയാണിത്
ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ വെയ്ക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ നന്മയ്ക്കുവേണ്ടിയാണ്
നമ്മുടെ രാജ്യത്തെ ദരിദ്രരുടെ ക്ഷേമത്തെ മുൻനിർത്തിയാണ്
അതുകൊണ്ട് നിങ്ങൾ ഏവരും ഈ സുപ്രധാന പദ്ധതിയുമായി കൈകോർക്കണം
കാരണം സെപ്റ്റംബർ 30ന് ശേഷം നിങ്ങൾക്കാർക്കും യാതൊരുവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്നത് എന്റെ ആഗ്രഹമാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള അവസരം തേടുകയാണിപ്പോൾ
ഞാൻ ഒരിക്കൽ പാചകവാതക സബ്സിഡി ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും
നമ്മുടെ രാജ്യത്തെ ഒരു കോടിയിലധികം കുടുംബങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം സബ്സിഡി ഉപേക്ഷിച്ചു
കണക്കിലധികം പൂഴ്ത്തിവയ്ക്കപ്പെട്ട വരുമാനമുള്ളവർക്ക് മുന്നിലും ഞാൻ ഇത്തരം ഒരു ഉദാഹരണം മുന്നോട്ടു വയ്ക്കുകയാണ്
ഞാൻ കഴിഞ്ഞ ദിവസം സ്മാർട്ട് സിറ്റി പരിപാടിയുടെ ഭാഗമായി പൂനൈയിൽ പോയപ്പോൾ അവിടെ എനിയ്ക്ക് ശ്രീമാൻ
ചന്ദ്രകാന്ത ദാമോദർ കുൽക്കർണിയുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും ഇടപെടാൻ അവസരം ലഭിച്ചു
ഞാൻ അവരെ വെറുതെയൊന്നു കാണുവാൻമാത്രം വിളിപ്പിച്ചതായിരുന്നു
കാരണം എന്തെന്നല്ലേ ചിലർ അവരുടെ കൈയ്യിലുള്ളത് ഒളിപ്പിച്ചുവെയ്ക്കുവാൻ പെടാപാടുപെടുന്നുണ്ടാവും
അവർക്ക് എന്റെ വാക്കുകൾ ഒരുപക്ഷേ പ്രേരണയാവുകയോ അല്ലാതിരിക്കുകയോ ചെയ്തോട്ടെ
എങ്കിലും ശ്രീമാൻ ചന്ദ്രകാന്ത കുൽക്കർണിയുടെ കാര്യം തീർച്ചയായും പ്രേരണാജനകമാണ്
അതിനുള്ള കാരണം എന്തെന്ന് നിങ്ങളും അറിയേണ്ടതുണ്ട്
ഈ ചന്ദ്രകാന്ത കുൽക്കർണി ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമാണ്
സർക്കാർ ജീവനക്കാരനായിരുന്നു
ഇപ്പോൾ വിരമിക്കുകയും ചെയ്തു
അദ്ദേഹത്തിന് പെൻഷനായി 16000 രൂപയും ലഭിക്കുന്നുണ്ട്
പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരേ നിങ്ങൾക്ക് അതിശയം തോന്നാവുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്
വരുമാനം മറച്ചുവെച്ച് പൂഴ്ത്തിവെച്ച് നികുതി അടയ്ക്കാൻ വിമുഖത കാട്ടുക എന്നത് സ്വഭാവമാക്കിയവർക്ക് ഒരുപക്ഷേ ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യവുമായാണ് ചന്ദ്രകാന്ത കുൽക്കർണി എന്ന മനുഷ്യൻ നമുക്ക് മാതൃകയാവുന്നത്
അദ്ദേഹത്തിന് 16000 രൂപ പെൻഷൻ കിട്ടിയിരുന്നു
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് അദ്ദേഹം എനിയ്ക്ക് ഒരു കത്തെഴുതിയിരുന്നു
അതിലദ്ദേഹം പറഞ്ഞിരുന്നത് 16000 രൂപ പെൻഷനിൽ നിന്നും എല്ലാ മാസവും 5000 രൂപ ശുചിത്വ ഭാരത യത്നത്തിനുവേണ്ടി സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന്
മാത്രമല്ല അദ്ദേഹം എനിയ്ക്ക് 52 ചെക്കും തന്നു
അതും പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണെന്ന് ഓർക്കണം
ഓരോ മാസവും ഓരോ ഡേറ്റിട്ട ചെക്കാണ് അയച്ചത്
നമ്മുടെ രാജ്യത്തെ ഒരു സാധാരണ സർക്കാർ ജീവനക്കാരൻ ജോലിയിൽനിന്ന് വിരമിച്ചതിനുശേഷം 16000 രൂപയുടെ പെൻഷനിൽനിന്നും 5000 രൂപ സ്വച്ഛത അഭിയാനുവേണ്ടി അയച്ചുവെങ്കിൽ ഈ രാജ്യത്ത് നികുതി അടയ്ക്കാതെ ഒളിപ്പിച്ചുവെയ്ക്കാൻ ആർക്കാണ് അധികാരം എന്നോർക്കണം
ചന്ദ്രകാന്ത കുൽക്കർണിയേക്കാൾ പ്രേരണാദായകമായ മറ്റെന്താണുള്ളത് അദ്ദേഹം ഏവർക്കും പ്രേരണാസ്രോതസ്സായി നിൽക്കുകതന്നെ ചെയ്യും
ഞാൻ ചന്ദ്രകാന്തജിയെ വിളിച്ചുവരുത്തി
അദ്ദേഹവുമായി മുഖാമുഖം മനസ്സ്തുറന്ന് സംസാരിച്ചു
അദ്ദേഹം എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു
അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു
ഇത്തരത്തിൽ അസംഖ്യം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവാം
അവരെപ്പറ്റി യാതൊരു വിവരവും നമ്മുടെ മുന്നിലില്ലായെന്ന് മാത്രം
എന്നാൽ ഇതാണ് മാതൃക അവരാണ് യഥാർത്ഥ പൌരർ
അവരാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ശക്തി
അവരിലാണ് രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനം കുടികൊള്ളുന്നത്
16000 രൂപ മാത്രം പെൻഷൻ വാങ്ങുന്ന വ്യക്തി രണ്ടുലക്ഷത്തി അറുപതിനായിരത്തിന്റെ ചെക്കാണ് എനിക്ക് മുൻകൂറായി നൽകിയത്
നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഇതത്ര നിസ്സാരകാര്യമാണോയെന്ന്
വരൂ നമുക്കും സ്വന്തം മനസ്സിനെ അല്പമൊന്നാർദ്രമാക്കാം സ്പർശിക്കാം തലോടാം
അത്തരത്തിൽ നമുക്കും പുനർവിചിന്തനത്തിലേർപ്പെട്ട് നല്ല തീരുമാനത്തിലെത്താം
നമ്മുടെ യഥാർത്ഥ വരുമാനം തുറന്ന് പ്രഖ്യാപിക്കാൻ സർക്കാർ അവസരം നൽകിയിരിക്കുകയാണ്
ചന്ദ്രകാന്തജിയെ സ്മരിക്കാം
നമുക്കും ഈ പുണ്യപ്രവർത്തിയിൽ പങ്കാളിയാവാം
പ്രിയപ്പെട്ട ദേശവാസികളേ ഉത്തരാഖണ്ഡിലെ പൌരി ഗഢ്വാളിൽനിന്നും സന്തോഷ് നേഗി എന്നയാൾ ടെലിഫോണിലൂടെ തന്റെ ഒരനുഭവം ഞാനുമായി പങ്കുവെച്ചു
അതിന് ഞാൻ നിങ്ങളുടെ സമക്ഷം പറയുകയാണ്
ജലസംരക്ഷണത്തെ പറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം
അദ്ദേഹത്തിന്റെ ഈ അനുഭവം നിങ്ങൾക്കും പ്രയോജനപ്പെടാം
അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ അങ്ങയുടെ പ്രേരണയാൽ ഞങ്ങളുടെ വിദ്യാലയത്തിൽ മഴക്കാലം തുടങ്ങുന്നതിനു വളരെ മുൻപുതന്നെ 4 അടി വിസ്താരത്തിലുള്ള ഏതാണ്ട് 250 ഓളം ചെറിയ ചെറിയ കുഴികൾ കളിക്കളത്തിന് സമീപത്തെടുത്തിരുന്നു
മഴവെള്ളം ഇവയിലേയ്ക്കൊഴുകി ജലം പാഴാക്കാതെ സംഭരിച്ച് നിർത്തുവാൻ ലക്ഷ്യം വച്ചായിരുന്നു ഇത്
ഇതുകാരണം കളിസ്ഥലം ചെളിക്കുണ്ടായതുമില്ല
കുട്ടികൾ അതിൽ പുതഞ്ഞ് അപകടം വരുത്തിവെയ്ക്കുന്ന അവസ്ഥയ്ക്കും പരിഹാരം ഉണ്ടായി
മൈതാനത്തിൽ മഴ പെയ്ത് ഒഴുകി പാഴാകുമായിരുന്ന കോടിക്കണക്കിന് ലിറ്റർ ജലമാണ് ഇത്തരത്തിൽ സംഭരിച്ചത്
ഉത്തമമായ ഈ സന്ദേശം പങ്കുവെച്ചതിൽ ശ്രീ
സന്തോഷ്ജിയെ ഞാൻ അഭിനന്ദിക്കുന്നു
പൌരിഗെഢ്വാൾ എന്ന പർവതപ്രദേശത്ത് നടപ്പിലാക്കി വിജയിപ്പിച്ച ഈ പദ്ധതിയുടെ പേരിൽ താങ്കൾ എന്തുകൊണ്ടും പ്രശംസയ്ക്ക് അർഹനാണ്
എനിയ്ക്ക് വിശ്വാസമുണ്ട് ഓരോരുത്തരും മഴയുടെ സൌന്ദര്യം സന്തോഷം നുകരുമെന്ന്
എന്നാൽ ഈശ്വരൻ തന്ന വരദാനമാണ് മഴ
പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ അപാരസമ്പത്ത് നാം ശരിയായി ഉപയോഗിക്കണം
ഓരോ തുള്ളി ജീവജലവും സംരക്ഷിക്കാനാവശ്യമായ പരിശ്രമത്തിലേർപ്പെടാൻ നാം ഓരോരുത്തരും മുന്നോട്ടുവരണം
ഗ്രാമത്തിലെ ജലം ഗ്രാമത്തിലും നഗരത്തിലേത് അവിടെയും നമുക്ക് എങ്ങിനെ സംഭരിച്ച് നിർത്താനാവും ഭൂമിമാതാവിനെ റീചാർജ്ജ് ചെയ്യുന്നതിനുവേണ്ടി പെയ്തൊഴിയുന്ന ഈ ജലം എങ്ങിനെ നമുക്ക് തടഞ്ഞ് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുവാനാവും ജീവജലമുണ്ടെങ്കിൽ ഒരു നല്ല നാളെ ഉണ്ടാകും
ജീവന്റെ അടിസ്ഥാനം ജലം തന്നെ
നമ്മുടെ രാജ്യം മുഴുവൻ അത്തരത്തിലൊരു അവസ്ഥ സംജാതമായിട്ടുണ്ട്
കഴിഞ്ഞ ദിനങ്ങളിൽ ഓരോ സംസ്ഥാനത്തും ജലം സംഭരിയ്ക്കുവാൻ ആവശ്യമായി നിരവധി പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്
ഇപ്പോൾ ജലം നമുക്ക് പ്രാപ്യമാണ്
അതൊരിക്കലും കൈവിട്ടുപോകരുത്
അപ്രാപ്യമാക്കരുത്
നമ്മുടെ ജീവിതത്തെ രക്ഷിച്ചു നിർത്താൻ എത്രമാത്രം ചിന്തയുണ്ടോ അത്രയും ജലസംഭരണത്തിനു വേണ്ടിയുമുണ്ടാകണം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങൾക്കറിയുമല്ലോ 1922 എന്ന സംഖ്യ ഇത് നിങ്ങളുടെ സ്മരണയുടെ ഭാഗമായിക്കഴിഞ്ഞല്ലോ
ഒനെ നൈൻ ട്വോ ട്വോ അഥവാ 1922
ഈ 1922 എന്ന നമ്പരിൽ നിങ്ങൾ മിസ്ഡ് കോൾ ചെയ്താൽ മൻ കി ബാത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങളുടെതന്നെ ഭാഷയിൽ കേൾക്കുവാൻ സാധിക്കും
നമ്മുടെ സൌകര്യപ്രദമായ സമയത്ത് സ്വന്തം ഭാഷയിൽ മൻ കി ബാത് ശ്രവിച്ച് നമ്മുടെ രാജ്യത്തെ വികസന യാത്രയ്ക്ക് അനുഗുണമായ സംഭാവന നൽകാൻ നിങ്ങൾ ഓരോരുത്തരും സർവ്വാത്മനാ മനസ്സുവെയ്ക്കുക
മുന്നോട്ടു വരിക
എന്റെ എല്ലാ പ്രിയപ്പെട്ട ദേശവാസികൾക്കും ഒരിക്കൽക്കൂടി നമസ്ക്കാരം നന്ദി